സ്പീക്കർ 2 ഇ, ഹസനാഥ്‌ കെ ഹ്‌ ഏജ്‌ 22 യേർസ്‌ ഡോ ഹെറെബി ഗിവ്‌ മൈ അൺകണ്ടീഷണൽ ഇറേവോക്കബിൾ കൺസെന്റ്‌ ടോ ഇട്ട്‌ മദ്രാസ്‌ ആൻഡ്‌ തെ
സ്പീക്കർ 2 സ്‌ ട്വോ സ്‌ കൺസോർട്ടിയം ഫോർ ഇന്ത്യൻ ലാംഗ്വേജസ്‌ ടോ ഡോ ആൻഡ്‌ റിട്ടൻ റെക്കോർഡിംഗ്‌ ഓഫ്‌ മൈ വോയ്സ്‌ ആൻഡ്‌ വീഡിയോ ഓഫ്‌ കൺവർസേഷൻ ഓഫ്‌ ട്വന്റി ട്വന്റി ഒനെ ടോ ട്വന്റി ട്വന്റി ട്വോ. ഫർദർ, ഇൻ എക്സ്ചേഞ്ച്‌ ഓഫ്‌ സഫിഷ്യന്റ്‌ കൺസിഡറേഷൻ,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
സ്പീക്കർ 2 ഫോർ ഇന്ത്യൻ ലാംഗ്വേജസ്‌ കാൻ ലാഫുള്ളി യുഎസ്ഇ തെ റെക്കോർഡ്‌ വീഡിയോ ആൻഡ്‌ ഓഡിയോ.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
സ്പീക്കർ 1 ആൻഡ്‌ വീഡിയോ കൺവർസേഷൻ ഓഫ്‌ ട്വോ തൌസൻഡ്‌ ട്വന്റി ഒനെ ടോ ട്വോ തൌസൻഡ്‌ ട്വന്റി ട്വോ. ഫർദർ, ഇൻ എക്സ്ചേഞ്ച്‌ ഓഫ്‌ സഫിഷ്യന്റ്‌ കൺസിഡറേഷൻ, ഇ ഡോ അൺകണ്ടീഷണലി ഇറെ ഇറേവോക്കബ്ലി അസൈൻ ആൽ മൈ റൈറ്റ്സ്‌ ഇൻ തെ റെക്കോർഡ്‌ വീഡിയോ ആൻഡ്‌ ഓഡിയോ ഓഫ്‌

സ്പീക്കർ 2 ഞാനും മീതയും കാലാവസ്ഥയെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത്. ഏഹ് മീത അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ് ആലപ്പുഴയിലെയും ഇപ്പോൾ
സ്പീക്കർ 1 ആഹ് ഹസനത് ആഹ് ഹസനത് ഇവിടെ വല്യേ പ്രശ്നമില്ലാണ്ടാണ് കാലാവസ്ഥയുടെ ഒരു പോക്ക്. ഹസനത് സ്ഥലത്തോ?

സ്പീക്കർ 1 ഏഹ് വല്യ പ്രെശ്നം ഇല്ലാണ്ടാണ് പോയത്. ഞങ്ങക്ക് ബുദ്ധിമുട്ടുകൾ ഒന്നും വലുതായിട്ട് ഉണ്ടായിരുന്നില്ല. ഹസനത്തിന്റെ നാട്ടിലോ?
സ്പീക്കർ 2 ആഹ് എന്റെ നാട്ടിൽ വളരെ അധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പ്രതേകിച്ച് എന്റെ വാസസ്ഥലമായ പെരുമ്പാവൂരിൽ എല്ലാം വളരെ അധികം വെള്ളം കേറി ഏഹ് വ്യവസായങ്ങളും അത് പോലെ വീടുകളും ഏഹ് നശിച്ചിരുന്നു. ഏഹ് പലരുടെയും വീട് മൊത്തത്തിൽ തന്നെ ഒഴുകി പോകുന്ന ഒരു അവസ്ഥ
സ്പീക്കർ 2 യൊക്കെയാണ് ഉണ്ടായിരുന്നത്. അത് വളരെ ദുഃഖം നൽകുന്ന ഒരവസ്ഥയായിരുന്നു.
സ്പീക്കർ 1 ആഹ് ആണോ എന്റെ അച്ഛന്റെ ഒരു കൂട്ടുകാരന്റെ ഏഹ് ഭാര്യ ഭാര്യ മാത്രാണ് ഒറ്റക്ക് താമസിക്കുന്ന സ്ത്രീ ആണ്. അവരുടെ വീട് ഇത് പോലെ ഏഹ് പ്രളയം വന്ന് ഏഹ് വെള്ളത്തിൽ മുങ്ങി ഭയങ്കര കഷ്ട്ടപ്പാടായിരുന്നു. അവര് ഏഹ് ഒരു മാസത്തോളം
സ്പീക്കർ 1 നമ്മുടെ വീട്ടിലായിരുന്നു ഏഹ് താമസോം കാര്യങ്ങളുമെല്ലാം. അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ അഭയം ഏഹ് പല വീടുകളിലായിട്ട് അഭയം പ്രാപിച്ചു പ്രാപിച്ചിട്ടുണ്ടായിരുന്നു പ്രളയ സമയത്ത്. ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ആഹ് ഹസനത്തിന് അങ്ങനെ വല്ല ബുദ്ധിമുട്ടുകളും എന്തെങ്കിലും ഉണ്ടായിരുന്നോ?
സ്പീക്കർ 2 ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞങ്ങടെ വീടിനെ പ്രളയം ബാധിച്ചില്ലെങ്കിലും ഞങ്ങടെ രണ്ട് കച്ചവട സ്ഥാപങ്ങളേയും പ്രളയം വളരെയധികം ബാധിച്ചിരുന്നു. രണ്ടും ഏഹ് മൊത്തത്തിൽ തന്നെ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന ഒരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. കാലാവസ്ഥയുടെ ഒരു വലിയ ഒരു വ്യത്യാസമായിരുന്നു ഒരു

സ്പീക്കർ 1 ആഹ് ഹസനത്തിന്റെ പഠിപ്പിനെ എന്തെങ്കിലും ബാധിച്ചായിരുന്നോ പ്രളയ സമയത്ത്.
സ്പീക്കർ 2 അതെ അതെ ബാധിച്ചിരുന്നു. ഏഹ് ഞങ്ങളുടെ പരീക്ഷകളെല്ലാം ദീർഘ നേരത്തേക്ക് മാറ്റി വെച്ചിരുന്നു ദീർഘ കാല മാസങ്ങളോളം മാറ്റി വെച്ചിരുന്ന പരീക്ഷകളായിരുന്നു ഉണ്ടായിരുന്നത്. പരീക്ഷ മാത്രമല്ല നമ്മുടെ വിദ്യാലയങ്ങളേയും എല്ലാം ഏഹ് ഈ പ്രളയം
സ്പീക്കർ 2 നന്നായിട്ട് ബാധിച്ചിരുന്നു. ഏഹ് അത് കൊണ്ട് തന്നെ ഞങ്ങടെ ക്ലാസ്സുകളിൽ പോലും മൊബൈൽ ഫോൺ അതിലോട്ടു ഒഴുകി പോയിരുന്നു.
സ്പീക്കർ 1 അതെ ഏഹ് അതെ അതെ ഞങ്ങളുടെ അവസ്ഥയും അത് തന്നെയായിരുന്നു. പക്ഷെ വലിയ ദുരിതം ഇല്ലായിരുന്നു. പിന്നെ അവിടെ മഴയൊക്കെ ഉണ്ടോ?

സ്പീക്കർ 1 അതെ ആഹ് അതെ അതെ
സ്പീക്കർ 2 ഏഹ് നമ്മുടെ മേളിലുള്ള ഏഹ് ഇന്ത്യയിലെ മുകളിലുള്ള സംസ്ഥാനങ്ങളുടെ അവസ്ഥ ഏഹ് വേനലും അതേ പോലെ വരൾച്ചയും എല്ലാമാണ്. അതിനെ പറ്റി മീതക്ക് എന്താണ് അറിയാവുന്നത്?
സ്പീക്കർ 1 ഏഹ് കേരളത്തിൽ വല്യേ പ്രശ്‌നൊന്നും ഇല്ല. പിന്നെ ഇല്ലേ ഇപ്പൊ നമ്മുടെ നാട്ടിലാണ് ആലപ്പുഴയിലാണെന്നുണ്ടേൽ ഏഹ് രാ വെളുപ്പിന് ഒക്കെ ആകുമ്പഴേത്തേക്കും ഭയങ്കര തണുപ്പും ചില സമയത്ത് മഞ്ഞു മൂടി കിടക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. പിറ്റേന്ന് നോക്കുമ്പോൾ ചിലപ്പം ആഹ് നല്ല വെയിലായിരിക്കും ഇവിടെ ഏഹ് പല
സ്പീക്കർ 1 കാലാവസ്ഥയാണ് ഇവിടെ കണ്ടു വരുന്നത്. പിന്നെ പകലാവുമ്പോ കുറച്ചു ഏഹ് കുഴപ്പല്ല ചില സമയത്ത് വെയിലും ചില സമയത്ത് വളരെ മൂടി കിടക്കുന്ന ഒരു അന്തരീക്ഷമായിരിക്കും. ചിലപ്പം മഴ മഴ പെയ്യും പെയ്യും എന്ന് പറഞ്ഞ് നിക്കും. പക്ഷെ മഴ അങ്ങനെ പെയ്യില്ല.
സ്പീക്കർ 1 അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് ഇപ്പൊ ഉള്ളേ. പിന്നെ രാത്രി ആകുമ്പം ഏഹ് നല്ല തണുപ്പായിരിക്കും. വല്യേ ചൂടൊന്നും ഇല്ല പിന്നെ ഇപ്പം ഏഹ് നേരത്തെയാണ് ഇരുട്ടുന്നതെല്ലാം അത്ര മാത്രോള്ളു ഒരു പ്രശ്നമായിട്ട് തോന്നുന്നത്. നമ്മള് പുറത്ത് ജോലി ചെയ്യുന്നവരോ
സ്പീക്കർ 1 പഠിക്കുന്നവരോ ഒക്കെ ആണെന്നുണ്ടെങ്കില് നമ്മള് വീട്ടിൽ വരുന്നതിന്ന് മുന്നേ ഏഹ് പെട്ടെന്ന് ഇരിട്ടുകയും ഒക്കെ ചെയ്യും. ഹസനത്തിൻറെ സ്ഥലത്ത് എങ്ങനെയാണ്?
സ്പീക്കർ 2 എന്റെ സ്ഥലത്ത് അത്രയും അധികം ബാധിച്ചിട്ടില്ല. ഏഹ് ഒരു ഏകദേശം ജനവാസമുള്ള ഒരു സ്ഥലം ഏരിയ ആയത് കൊണ്ടാവാം ഏഹ് അങ്ങനെ മൂടി കിടക്കുകയോ അങ്ങനത്തെ ഒരു കാലാവസ്ഥ രാത്രികളിലൊന്നും ബാധിച്ചിട്ടില്ല. സദാ സമയം ഇപ്പോൾ
സ്പീക്കർ 2 കാലാവസ്ഥയിൽ വെളിച്ചം കുറവുണ്ടെങ്കിൽ പോലും സദാ സമയത്ത് തുറന്നു കിടക്കുന്ന വ്യവസായ സ്ഥാപനങ്ങൾ ഉള്ളതിനാൽ അങ്ങനെ ഇരുട്ടാവുന്നതും ഏഹ് ശീതകാലത്തെ പ്രശ്നങ്ങളൊന്നും അധികം ബാധിച്ചിട്ടില്ല. എന്നാൽ ഏറ്റവും കൂടുതൽ പ്രളയമാകട്ടെ
സ്പീക്കർ 1 ഏഹ് അതെ അതെ കൃഷിയെ ആണ് ഒരുപാട് ബാധിച്ചിരിക്കുന്നേ. ഏഹ് തമിഴ്നാട് പോലുള്ള ഏഹ് സംസ്ഥാനങ്ങളിലൊക്കെ അവര് കൃഷി ന്റെ ആണ് ഏഹ്
സ്പീക്കർ 2 എല്ലാ കാലാവസ്ഥയുടെയും വിദ്യാലയങ്ങളാവട്ടെ ഏറ്റവും കൂടുതൽ ബാധിച്ചിരുന്നത് കൃഷിയെയാണ് അല്ലേ മേഘാ?
സ്പീക്കർ 1 ഹ്മ് അവരുടെ അടിസ്ഥാനം തന്നെ കൃഷിയാണ്. അപ്പൊ അവിടെ വെള്ളമില്ലാണ്ടിരുന്ന കുറേ ഒരുപാട് വർഷങ്ങളായിട്ട് അവർക്ക് വെള്ളമില്ലാണ്ടിരുന്ന ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണവിടെ. ഞാൻ നേരിട്ട് പോയി സന്ദർശിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഭാഗ്യ ഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിന്
സ്പീക്കർ 1 അങ്ങനെത്തെ ഉള്ള അത്രേം വലിയ ഒരു ബുദ്ധിമുട്ടൊന്നും നമുക്ക് ഇത് വരെ ഉണ്ടായിട്ടില്ല പ്രളയം കഴിഞ്ഞതിന് ശേഷം.
സ്പീക്കർ 2 നമുക്ക് നമുക്ക് അതെ അതെ നമുക്ക് നമുക്ക് രണ്ട് പ്രളയം ബാധിച്ചിട്ടുണ്ടെങ്കിലും പ്രളയം അല്ലാതെ നോക്കുകയാണെങ്കിൽ മൊത്തത്തിലുള്ള ഒരു കാലാവസ്ഥ വല്യേ മാറ്റങ്ങൾ വരാത്തത് കൊണ്ട് കൃഷിയെ അധികം ബാധിച്ചിട്ടില്ല.എന്നാലും പ്രളയത്തില് എടുത്തു പറയേണ്ട നാശ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം മണ്ണിന്റെ
സ്പീക്കർ 2 മികവ് കുറവും അതേ പോലെ കാലാവസ്ഥയിലുണ്ടായ ഭയങ്കരമായ മാറ്റങ്ങൾ പല ചെടികൾ അതേ പോലെ വീട് വരെ നഷ്ടപ്പെട്ടിരുന്ന ഒരു അവസ്ഥയാണ് കൃഷിക്കാർക്കുണ്ടായത്. അവരുടെ ഏഹ് അവര് എടുത്ത ലോണുകൾ മൊത്തം ഏഹ് തിരിച്ചടക്കാൻ പറ്റാതെ ദാരിദ്ര്യത്തിലേക്ക്
സ്പീക്കർ 2 വീണു പോവുകയാണ് ഈ കാലാവസ്ഥ വ്യതിയാനം അവർക്ക് സമ്മാനിച്ചത്. ഇതിനെ പറ്റിയും മേഘ എന്ത് വിചാരിക്കുന്നു? ഇതിനെ പറ്റി മേഘ എന്താണ് വിചാരിക്കുന്നത്? കൃഷിയിലുണ്ടായിരുന്ന
സ്പീക്കർ 1 അതെ അതെ എന്താ പറഞ്ഞേ? അതെ ഹ്മ് പൊതുവെ എല്ലായിടത്തും ഇത് തന്നെയാണ് പ്രശ്നം ഇതിനെകുറിച്ച്

സ്പീക്കർ 1 കൃഷി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ നേരത്തെ പറഞ്ഞത് പോലെ തന്നെ കേരളത്തിലും ഇത്രയും വല്യേ പ്രശ്നമായിട്ട് ഇത് വരെ വന്നിട്ടില്ല. ഏഹ് പിന്നെ ആഹ് ഏഹ് പിന്നെന്താ ഈ ഇടയായിട്ട് കഴിഞ്ഞ ദിവസം വന്ന സൂര്യ ഗ്രഹണം കണ്ടിരുന്നോ ഹസനത്തെ?
സ്പീക്കർ 2 ആഹ് ഞാനത് ഏഹ് കണ്ടിരുന്നു. ആഹ് സമയത്ത് വളരെ കഠിനമായ ചൂടായിരുന്നു. നമുക്ക് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാതെ ശരിക്കും കാലാവസ്ഥകൾ നമ്മുടെ ഭൂമിയെ തന്നെ നിയന്ത്രിക്കുന്ന പോലെയുള്ള ഒരു അവസ്ഥയാണ് നമുക്കപ്പൊ കാണാൻ കഴിഞ്ഞിരുന്നത്. അല്ലേ മേഘാ?

സ്പീക്കർ 1 സൂര്യനെ കാണാൻ ശരിക്കും സാധിച്ചില്ല. അതൊരു പ്രശ്നമായിരുന്നു. പക്ഷെ ആഹ് അതിന്റെ ആഹ് ഒരു അന്തരീക്ഷത്തിന്റെ മാറ്റം നല്ല പോലെ വെയിൽ ആയത് കൊണ്ട് കാരണം ഏഹ് നല്ല പോലെ കാണാൻ പറ്റി.
സ്പീക്കർ 2 അതെ അതെ അത് തന്നെ ഇപ്പൊ കേരളം വിട്ട് നമ്മൾ നോക്കാണെങ്കിൽ നമ്മുടെ ഏഹ് ഇന്ത്യയിലെ പ്രധാന നഗരമായ നമ്മള് ഡൽഹിയിലോട്ട് കടക്കുകയാണെങ്കിൽ ഡൽഹിയിലെ കാലാവസ്ഥ വ്യതിയാനങ്ങൾ അവിടുത്തെ ജനജീവിതത്തെ ദിവസവും അവ ബാധിച്ചു കൊണ്ടിരിക്കുകയാണ്.
സ്പീക്കർ 2 ഏഹ് വളരെ അധി കഠിനമായ ചൂടും അധി കഠിനമായ തണുപ്പുമാണ് അവര് മാറി മാറി അനുഭവപ്പെട്ടു കൊണ്ടിരിക്കുന്നത്. ഡൽഹി യിൽ ഏഹ് മേഘ യാത്ര ചെയ്തിട്ടുണ്ടോ? ഡൽഹിയിൽ മേഘ യാത്ര ചെയ്തിട്ടുണ്ടോ? ഇതനുഭവിച്ചിട്ടുണ്ടോ?
സ്പീക്കർ 1 ഹ്മ് അതെ എന്താ ചൊയ്ച്ചേ? ഏഹ് അത്രക്ക് ഇല്ല ഏഹ് ഇല്ല എന്റെ രണ്ട് കൂട്ടുകാര്

സ്പീക്കർ 1 ഏഹ് ഇവിടെ ഏഹ് ലക്നൗവിലുണ്ട്. അവര് ഇങ്ങനെ പറയുന്നത് അവർക്ക് രാവിലെ ഭയങ്കര തണുപ്പാണ്. അവര് ഒരു രണ്ടോ മൂന്നോ വസ്ത്രങ്ങൾ ഒക്കെ ദരിച്ചാണ് അവർ വെളിയിലോട്ട് ഇറങ്ങുന്നതെന്ന് അത്രക്കും കഠിനമായ തണുപ്പാണ് അവർക്കുള്ളത്.
സ്പീക്കർ 1 പിന്നെ ഒരുപാട് ഏഹ് മലിന ഹമ് എന്താണ് വായു ഒരുപാട് മലിനമാണ് അവിടെ അതും അവർക്ക് വലിയൊരു പ്രശ്നമാണ്. അങ്ങനെ വല്ലാത്ത ഒരു അവസ്ഥയാണ്. അതെ അതെ
സ്പീക്കർ 2 അതെ അതെ വായു മലിനീകരണം വായു മാലിനികരണം അവരുടെ ഏ പ്രധാന പ്രേശ്നമാണ്. ആഘോഷ ദിവസങ്ങളിലെ നമ്മൾ ആഘോഷ ദിവസങ്ങളിൽ പൊട്ടിക്കുന്ന പടക്കങ്ങളും പല പല ഉപകരണങ്ങൾ .
സ്പീക്കർ 2 ഉപയോഗിക്കുന്നത് മൂലം വായു മൊത്തത്തിൽ മലിനീകരണം ആവുകയാണ്. അത് പിന്നീട് ഇവരുടെ ഈ ശീത കാലാവസ്ഥ ആയത് കൊണ്ട് കുറേ അധികാനേരം ഈ വായു അതേപോലെ നിക്കുകയും ചുറ്റും ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് വരെയും അത്

സ്പീക്കർ 1 അതെ ഏതായാലും നമ്മുടെ നമ്മുടെ ഭാഗ്യത്തിന് നമ്മുടെ നാടുകളിൽ ഇത്രവല്യേ കഠിനമായ പ്രശ്നങ്ങളൊന്നും ഏഹ് ഇപ്പൊ ഇല്ല.
സ്പീക്കർ 2 ഹ്മ്മ് അത് നമുക്ക് വളരെ ആശ്വാസം നൽകുന്ന ഒര്‌ കാര്യമാണ്. ഇനിയും വർഷങ്ങളോളം ഇങ്ങനെ തന്നെ തുടരട്ടെ കേരളവും ഇന്ത്യയും ലോകം മൊത്തം സമാധാന മുള്ളൊരു കാലവസ്ഥയിൽ എത്തട്ടെ എന്ന് നമുക്ക് പ്രേത്യാസംസിക്കാം. വേറെ
സ്പീക്കർ 1 പക്ഷെ അതെ ഏഹ് ഏഹ് പിന്നെ ഇത്രയും ഹസനത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ
സ്പീക്കർ 2 കാലവസ്ഥയിനെ പറ്റി ഏ
സ്പീക്കർ 1 എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഏഹ് കാലാവസ്ഥാ കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടാവാറുണ്ടോ? ഈ കാലാവസ്ഥ ഏഹ്

സ്പീക്കർ 1 ഏഹ് അതെ ഇത്.
സ്പീക്കർ 2 കാലാവസ്ഥലെ വ്യെധിയാനങ്ങൾ ഞങ്ങളെ ബാധിച്ച് കൊണ്ടിരിക്കുന്നുണ്ട്. മീഡിയറി ആ പക്കത്തിലാണ് വേറെ എന്തെങ്കിലും കാലാവസ്ഥ വേദിയനങ്ങളുടെ ഒരു ദുഷിച്ച അനുഭവം ഉണ്ടായിട്ടുണ്ടോ?
സ്പീക്കർ 1 ഇത് വരെ അങ്ങനെ എനിക്കും എന്റെ കുടുംബത്തിലുള്ളവർക്കും അങ്ങനെ വന്നിട്ടില്ല. പക്ഷെ ചിലർക്കൊക്കെ ഇങ്ങനെ നമുക്ക് പത്രത്തിലൊക്കെ കാണാല്ലോ അവർക്ക് ഒരുപാട് രോഗങ്ങൾ ഇപ്പൊ ത്വക്ക് രോഗങ്ങള് അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ പണ്ട് ഏഹ് ഈ സൂര്യാഘാതമൊക്കെ
സ്പീക്കർ 1 ഏഹ് ഒരുപാട് ബുദ്ധിമുട്ടുകള് ഉണ്ടാക്കിയിരുന്നതല്ലേ? ഇപ്പൊ അതിനെ കുറിച്ച് ന്നും ഏഹ് എന്താ കേൾക്കാനില്ല. ഏഹ് പക്ഷെ എന്നാലും ഏഹ് എന്താ ചിലർക്ക് ഇപ്പൊ നമ്മുടെ ത്വക്കിലൊരുപാട് രോഗങ്ങള് ഈ കാലാവസ്ഥ
സ്പീക്കർ 1 ഏഹ് പെട്ടെന്ന് പെട്ടെന്ന് മാറുന്ന കാലാവസ്ഥ കാരണം ഏഹ് ചിലർ ചില ആൾക്കാർക്കിത് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്
സ്പീക്കർ 2 ആ ആ ഇപ്പയും ഉണ്ട് മേത പ്രേതേകിച്ച് നമ്മുടെ ആഗോള താപനം എല്ലാം ഒര്‌ പ്രധാന കാരണമാണ് നമ്മളെ കാലാവസ്ഥ മൊത്തത്തിൽ ഉള്ള വ്യെധിയാനം ആണ് പ്രേതെകിച്ച് സൂര്യകാതെ സമയത്തൊക്കെ ഉണ്ടാകുന്ന ആഗാധങ്ങൾ മനുഷ്യരിൽ വളരെ അധികം
സ്പീക്കർ 2 ഇപ്പൊ കൂടുതൽ ആണ്. നമ്മുടെ പ്രീതിരോധ ശക്തിയെ തന്നെ ഈ കാലാവസ്ഥ വ്യെധിയാനങ്ങൾ മൂലം നശിച്ച് കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ പറ്റുന്നതാണ് എനിക്ക് ഇപ്പൊ തോന്നുന്നത്. മേത യുടെ അഭിപ്രായം എന്താണ് ഇതിൽ?

സ്പീക്കർ 1 അതെ നമ്മുടെ കണ്ണിന് വരെ ഒരുപാട് ഏഹ് രോഗങ്ങളുണ്ടാക്കാനാണ് ഏഹ് കണ്ണിന് കണ്ണിന് പിന്നെ തല വേദന എനിക്കാണെങ്കിൽ തലവേദന അടിക്കടി വരുന്ന ഒരു രോഗിയാണ് ഞാൻ. അടിക്കടി വരുന്ന ഒരു രോഗിയാണ് ഞാൻ. അപ്പൊ എനിക്ക് ഈ വെയിലൊക്കെ ഏഹ് ഒരുപാട് പൊള്ളുവാണെന്നുണ്ടെങ്കിൽ അത്
സ്പീക്കർ 1 ഭയങ്കര ഏഹ് വേദന ഏഹ് അകാതമായ വേദന ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് ബുദ്ധിമുട്ട് എനിക്ക് കാലാവസ്ഥാ കാരണം അങ്ങനെ ഉള്ള ബുദ്ധിമുട്ടുകളാണ് കൂടുതലും വരുന്നത്. പ്രളയം വന്നപ്പോ ഏഹ് ഇപ്പൊ എന്റെ വീടിന്റെ അടുത്തൊന്നും വലിയ പ്രശ്നമില്ലായിരുന്നു.
സ്പീക്കർ 1 പക്ഷെ ഇപ്പൊ വേറൊരു ഇതില് നോക്കുവാണെന്നുണ്ടെങ്കില് ഈ വെയിൽ അടിക്കുമ്പോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ.
സ്പീക്കർ 2 അത് അത് വളരെ വേദന ജനകമായ കാര്യമാണ് മേത ഇപ്പൊ നമ്മളോട് തുറന്ന് പറഞ്ഞത് അതല്ലാതെ നോക്കുകയാണെങ്കിൽ പോലും പല കാലാവസ്ഥ വേദിയാനങ്ങൾ കൊണ്ട് മനുഷ്യർക്ക് മാത്രമല്ല ബുന്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നത്. നമ്മുടെ കാ നോക്കുകയാണെങ്കിൽ

സ്പീക്കർ 2 ചെടികൾക്കും വൃക്ഷങ്ങൾക്കും എല്ലാം അവരുടെഅവരുടെ ഒരു ജീവിതത്തിൽ തന്നെ ഒര്‌ ഏ ഒ മൊത്തത്തിൽ ഉള്ളൊരു വളർച്ചയെ തന്നെ ബാധിക്കുന്നുണ്ട് കാലാവസ്ഥ. മാറി മാറി വരുന്ന വയിലും തണുപ്പും മഴയുമെല്ലാം
സ്പീക്കർ 2 ക്രെമം തെറ്റി വരുന്നത് ഏ വളർച്ചയെ വളരെ അതികം ബാധികംന്നുണ്ട്.ബാധിക്കുന്നുണ്ട്. പ്രേതേകിച്ച് വൃക്ഷങ്ങളെയും അതേപോലെ ആ മൃഗങ്ങളെയും നന്നായിട്ട് ബാധിക്കുന്നണ്ട്. അല്ലേ മേത ഇതിനെക്കുറിച്ച് മേത എന്താണ് കരുതുന്നത്?
സ്പീക്കർ 2 മേത മേത എന്താണ് ഇതിനെ പറ്റി കരുതുന്നത്? ആ
സ്പീക്കർ 1 അടുത്ത് നിക്കാനുള്ള ഏഹ് ആവതുണ്ട്. ഏഹ് പക്ഷെ അവർക്ക് അവരുടേതായിട്ടുള്ള ചില സമയത്ത് അവർ പെട്ടെന്ന് അസുഖം വരുകയും ചിലര് ഈ തണുപ്പൊക്കെ മൂലം ഈ പൂച്ചകൾ ഏഹ് കുറേ നേരം കിടന്നുറങ്ങി. ചിലര് കഴിക്കില്ല അങ്ങനെ അങ്ങനത്തെ പ്രശ്നങ്ങളൊ

സ്പീക്കർ 2 ആ ശരിയാണ്. പല മൃഗങ്ങളും മൊത്തത്തിൽ മരിച്ചു കിടക്കുന്ന ഒര്‌ അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ കാലാവസ്ഥയിലെ വ്യെധിയാനങ്ങളിലെ വെത്യാസം കൊണ്ടായിരിക്കാം അല്ലേ മേത?
സ്പീക്കർ 1 അതെ അതെ വരൾച്ച വരുമ്പോൾ അവർക്ക് ഏഹ് വെള്ളം കിട്ടാണ്ട് ഒരുപാട് പട്ടിയെ നമുക്ക് കാണാല്ലോ? വഴിയിലുള്ള പട്ടികളൊക്കെ പെട്ടെന്ന് മരിച്ചു വീഴുന്നതും അങ്ങനെ അവർക്ക് നമ്മളിപ്പോൾ പത്രത്തിലൊക്കെ കാണാറുണ്ടല്ലോ? നമുക്ക് നമ്മുടെ ഓരോ വീടിന്റെ വാതിൽക്കയും
സ്പീക്കർ 1 ഏഹ് ഒരു കുടം വെള്ളം വെക്കണം. ഏഹ് എന്താ കിളികളും പക്ഷികളൊക്കെ വന്ന് കുടിക്കാനായിട്ട് നമുക്ക് അവരെ അങ്ങനെയൊക്കെ നമുക്ക് സഹായിക്കാൻ പറ്റുവൊള്ളു അല്ലേ?
സ്പീക്കർ 2 അതെ അതെ അതിനെ പറ്റി എനിക്കും കുറിച്ച് വിശേഷങ്ങൾ പറയാനുണ്ട് പ്രേതേകിച്ച് നമ്മളുടെ കിളികളുടെ കാര്യം കിളികൾക്ക് വെള്ളം കിട്ടാണ്ട് ഒത്തിരി അധികം പക്ഷികളാണ് മരിച്ചു വീയുന്നത് ഇതിനെ പ്രീതിരോധിക്കാനായിട്ട് മനുഷ്യന് വളരെ യധികം സഹായിച്ചിട്ടുണ്ട്.
സ്പീക്കർ 2 പലരുടെയും വീടുകളുടെ ആ മുൻവശത്തും പുറക് വഷത്തും കാണാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളിലും ഒരു കുടം വെള്ളം വെച്ചിട്ടാണ് അവര് ഇന്ന് ഈ പക്ഷികളെ എല്ലാ സംരക്ഷിച്ചത്. അത് വളരെ പ്രശംസ അർഹിക്കുന്ന ഒര്‌ കാര്യമാണ് അല്ലേ മേത?
സ്പീക്കർ 1 അതെ അതെ പിന്നെ നമ്മള് മൃഗങ്ങളെ നമ്മള് സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത്. എനിക്ക് എന്റെ വീട്ടിലാണെങ്കിലും ഞാൻ ഏഹ് എന്റെ വളർത്തു മൃഗങ്ങൾ എല്ലാം ഞാൻ ഏഹ് അവര് ഒരു ഈ മഴ വരുമ്പോൾ ഒക്കെ ആണെങ്കിൽ ഞാൻ പെട്ടെന്ന്
സ്പീക്കർ 1 വീട്ടിൽ അകത്തു കയറ്റും. ഏഹ് എനിക്ക് പേടിയാ ഇവരെ വെളിയിലോട്ട് കൂടുതൽ മഴയൊക്കെ പെയ്യുമ്പോ വിടാന്. ഏഹ് നമ്മള് മനുഷ്യര് വേണം ഇതെല്ലാം മാറ്റിയെടുക്കാനും എന്ത് പ്രകൃതി നമുക്ക് എന്ത് ബുദ്ധിമുട്ടുകള് ഏഹ് ഹ്മ് വരുത്തിയാലും നമ്മള് മനുഷ്യര് അത്രക്കും ആഹ് ബല
സ്പീക്കർ 1 ബലമുള്ള ബലോം ബുദ്ധിയുമുള്ള ആൾക്കാരാണ്. അപ്പൊ നമുക്കേ അത് തിരുത്തി നമുക്കേ അത് തിരുത്തി ഏഹ് നമ്മുടെ പ്രകൃതിയേയും ബാക്കിയുള്ള ജീവ ജാലങ്ങളേയും ഏഹ് സംരക്ഷിക്കാൻ പറ്റുവൊള്ളൂ. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്.
സ്പീക്കർ 2 അതെ അതെ പറഞ്ഞതെല്ലാം വളരെ ശരിയാണ് മേത ആ നമ്മുടെ കാലവസ്ഥയുടെ വ്യെധിയാനങ്ങൾ ഒറ്റയടിക്ക് മാറ്റി എടുക്കാൻ പറ്റില്ല കൂടുതൽ വൃക്ഷങ്ങൾ നട്ടും ചെടികൾ നട്ടും നമ്മുടെ ആ പരിസരങ്ങളിൽ എല്ലാ കൂടുതൽ വൃക്ഷങ്ങൾ നാടുകയും വിദ്യാലങ്ങളിലും നാടുകയും ഒക്കെ .
സ്പീക്കർ 2 ചെയ്യുന്നതിലൂടെ നമ്മളെ ആഗോള താപനത്തെ കുറച്ച് നമ്മുടെ പ്രെകൃതിയെ സംരക്ഷിക്കാൻ പറ്റും. അത് പോലെ ക്കുള്ള ക്രിയാത്മകമായ കാര്യങ്ങൾ നമ്മുടെജനത ചെയ്തു തുടങ്ങുമ്പോ തന്നെ ഇത് ഒര്‌ പരുതി വരെ ഇതിനെ ഒര്‌ ദൂഷ ഫലങ്ങൾ നമുക്ക് കുറക്കാൻ പറ്റും അല്ലേ മേത?
സ്പീക്കർ 1 അതെ അതെ അതെ ഏഹ് വളരെ വളരെ ശരിയാണ് ഏഹ് ഹസനത് പറഞ്ഞത്. നമ്മള് വേണം നമ്മുടെ ഏഹ് പ്രകൃതിയെ

സ്പീക്കർ 2 ഓക്കേ വെള്ളം നമ്മൾക്ക് സഹായകമാവട്ടെ എന്നാൽ ശരി മേത ഉച്ച സമയമല്ലേ നമുക്ക് മറ്റ് ശ്രെങ്ങളിലേക്ക് പോകാം ശരി എന്നാൽ
സ്പീക്കർ 1 അതെ അതെയോ ശരി. എന്നാ